ആഹ് അതല്ലേ അൻ്റെ കുട്ടിക്ക് എന്തോ ഫോൺ ഉപയോഗിച്ചിട്ട് എന്തോ കണ്ണിന് പ്രശ്നം ആണെന്നൊക്കെ പറഞ്ഞുകേട്ടു

എന്താണ് സംഭവം കുട്ടിൻ്റെ അവസ്ഥയൊക്കെ എന്താ

ആ മൊബൈൽ കുട്ടി ഇപ്പൊ ടാബിൽ നോക്കി ഇങ്ങനെ കളിക്കുവേ വീഡിയോ ഗെയിംസ്

ആ അപ്പൊ അതാവാനാണ് സാധ്യത ഈ ലോക്കഡോൺ ഒക്കെ ആയ സമയത്ത് ഒരുപാട് മൊബൈൽ ഉപയോഗം

ഓൻക് ആണെങ്കിൽ അൻ്റെ മോൻ്റെ വിഷയം ഉണ്ടായെ പറഞ്ഞിട്ട് ഓൻ അതും കേൾക്കുന്നില്ല എന്താ ഇപ്പൊ ചെയ്യേനുള്ളൊരു അവസ്ഥേൽ ആണ് എന്താപ്പോ ചെയ്യേ ഫോണിൽ എന്തൊക്കെത്രെ എന്തോ ഇത് ഇത് സൈതാൻ കുടുങ്ങിയ പോലെ ആണ് ഫോൺമ്മെ

അത് ഞാനിപ്പോ കുട്ടിൻ്റെ അടുത്തുനിന്ന് ഭലമായിട്ട് പിടിച്ച് ഫോൺ എടുത്തുവെക്കലൊന്നും നടക്കുന്നില്ല ഇപ്പൊ ചെറിയകുട്ടി അല്ലെ

ഏഹ് ഓരോ ട്രിക് കഥകളൊക്കെ പറഞ്ഞു ഇങ്ങനെ നൈസ് ആയിട്ട് ഫോൺ എടുത്ത് വെക്കൽ നടക്കും അഡിക്റ്റായിരിക്കുന്നു ചെറിയ കുട്ടിയാണ് ഏഹ് എന്നിട്ടും

ഞാൻ ആണെങ്കി അയിൻ്റെ റേഡിയേഷൻ കാരണം ഇപ്പൊ അത് കുട്ടികൾക്ക് ആണെങ്കി കൊടുക്കണ്ടാന്നും പറഞ്ഞു ഇത് കുട്ടികൾ ആണെങ്കി കേൾക്കുന്നുമില്ല എന്നാൽ ഇൻ്റെ വാക്കിന് ഒരു അഞ്ചിൻ്റെ പൈസക്ക് വേലേം കൊടുക്കണില്ല എന്താപ്പൊ ചെയ്യെ അതിലാണെങ്കി ഫുൾ ടൈം പബിജിം പെസ്സും ഫ്രീഫയറും കളിച് കുട്ടികൾ ഇങ്ങനെ നിക്കന്നെ ഒരു അനുസരണയും ഇല്ല പഠിക്കാൻ പറഞ്ഞാൽ പടിക്കെ ഇല്ല സമയത്ത് എന്താപ്പൊ ചെയ്യെ മൊബൈലോണ്ട് ഇത്രേം ബല്യ എടങ്ങേർ ഞമ്മക്ക് ണ്ടായിട്ടേ ഇല്ല ആഹ് ഞാനിപ്പൊ ഇന്നലെപ്പൊ പെങ്ങളോട് ചൂടായി ഓൾ എന്താന്ന് വെച്ചാലെ ഓൾ കുട്ടിക്ക് ഇങ്ങനെ ചോർ കൊടുത്തതാ എങ്ങിനെന്ന് അറിയോ

ഫോണിൽ ഇങ്ങനെ കാർട്ടൂൺ ഇട്ട് കൊടുത്തിട്ട് പിന്നെപ്പന്താ ഇപ്പൊന്താ അവസ്ഥ കുട്ടി കാർട്ടൂൺ കാണാതെ ചോറയ്‌ക്കൂല കഞ്ഞി കുടിക്കൂല

ഓരോ അവസ്ഥ ന്യൂജൻ ആണല്ലോ ഇപ്പൊത്തെ കുട്ട്യോൾ അതാണെങ്കി ഫോണുമെന്ന് വിടണൂല്യ ഓരോ കഥ

ഫോണൊണ്ട് ഉപകാരങ്ങൾ ഉണ്ട് എന്നാ കുട്ടേൾക്ക് ഉപകാരം മാത്രം എടുത്തപോരെ കുട്ട്യേൾ എന്തിനാ ഈ പോണ് കുട്ട്യേൾ വിളിച്ചാല് കേക്കുണുല്യ ഇൻ്റെ ഇൻ്റെ സൗണ്ട് പോയിക്കണ് വിളിച്ച് വിളിച്ച് വിളിച്ച് ഈ ഫോണെന്നെ മതി ഫോണൊണ്ട് ഇപ്പൊ ഒരു കമ്പ്യൂട്ടറിൽ നടക്കുന്ന കാര്യങ്ങൾ ഒക്കെ ഇപ്പൊ ഫോണിൽ നടക്കും അതേപോലെ ഇപ്പൊരു ഇപ്പൊ അമ്മുൻ്റെ മോൻ ഉണ്ട് ഞാൻ ഫോൺ അങ്ങട്ട് ഒഴിവാക്കിട്ട് കമ്പ്യൂട്ടർ വാങ്ങിക്കൊടുത്താലാന്ന എന്താ കമ്പ്യൂട്ടറിൻ്റെ അവസ്ഥ കമ്പ്യൂട്ടർ നല്ലതാണാ കമ്പ്യൂട്ടറും നല്ലതല്ല കമ്പ്യൂട്ടർ സ്ക്രീൻ വലുതാവല്ലേ കൂടല്ലേ ഇൻ്റെ പടച്ചോനെ ഞാനിപ്പോ അത് കുട്ട്യേൾക്ക് വാങ്ങികൊടുക്കാന്ന് വിചാരിച്ചിന്ന് ആ കമ്പ്യൂട്ടറും നല്ലതല്ല ഒന്നും നല്ലതല്ല ഇപ്പൊ എന്താപ്പൊ ചെയ്യെ ഇനീപ്പോ കുട്ട്യേൾക്ക് ഈ പഠിക്കാൻ സാങ്കേതിക വിദ്യ ഒക്കെ പഠിക്കാൻ ഇനീപ്പോ എന്താ പറഞ്ഞൊടുക്കെ എന്താ ചെയ്തൊടുക്കെ ഒന്നും ഫോൺ വാങ്ങി കൊടുത്താൽ അതിനും പ്രശ്നം കമ്പ്യൂട്ടർ വാങ്ങി കൊടുത്താൽ വല്യ സ്ക്രീൻ ആണ് കണ്ണ് പൊട്ടി പോവും അതിനും പ്രശ്നം

ഇതിപ്പോ എന്താ വാങ്ങികൊടുക്കെ വല്യ ടീവീ വാങ്ങികൊടുക്കാലെ അതാവുമ്പോ നല്ലതാ

ആ അതൊന്നും പാടില്ല ടീവീ ഇപ്പൊ കൊറേ ഐറ്റംസുണ്ട് ഫോൺ ടീവീ ടാബ് ഇങ്ങനെ ഒരുപാട് ഐറ്റംസ് പുതിയത് സാങ്കേതിക വിദ്യകൾ വർധിച്ചു വരല്ലെ ഏഹ് ഇതിൻ്റെ ഉയർച്ചല്ലെ ഇപ്പൊ ഒരുപാട് സാനങ്ങളുണ്ടാവും പക്ഷെ പ്രശ്‌നം എന്താന്ന് വെച്ചാല് ഇതിനൊക്കെ പ്രതിരോധിക്കാൻ പറ്റിയ കാര്യങ്ങളും ഇപ്പൊ സാങ്കേതിക ലോകത്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്

അറിയുന്നത് അതല്ലെ പിന്നെ ഇൻ്റെ മക്കളിന്ന് പറഞ്ഞാൽ ഫോൺ ഉപയോഗിക്കണ്ടെങ്കി പിന്നെ അവരെ വിളിച്ചിട്ട് കാര്യല്ല്യ ഫോണിന്ന് അല്ല ഒരു സാധനം ആണെങ്കിലും അത് കണ്ട് കഴിഞ്ഞ പിന്നെ അയിമെ അയിമെതന്നേണ് എന്താപ്പൊ ഒരെകൊണ്ട് ചെയ്യെ ഞാൻ അതിപ്പോ വാങ്ങികൊടുക്കണോ ഇവർക്ക് അത് അതൊന്നും വാങ്ങി കൊടക്കണ്ട ഇപ്പൊ കണ്ണടക്കണ്ട് ലെൻസ്കാർട്ട് എന്ന് പറഞ്ഞ കണ്ണടകൾ ഒക്കെ ഉണ്ട് അല്ല കണ്ണടകൾ അതിനല്ല പടച്ചോനെ കണ്ണടിച്ച്‌ പോവനല്ലെ ഇങ്ങനത്തെ ഓരോ

ആ ഞാൻ ഇതാ വെർതെ പറയല്ല ഞാനത് റീൽ ഞാൻ ഇൻസ്റ്റാഗ്രാം തൊറന്നപോളാണെന്ന് തോനുന്നു അങ്ങിനത്തെ എന്തോ സാധനം ഞാൻ കണ്ടിരുന്നു ആ അതൊകൊന്ന് കുട്ട്യോൾക്ക് വാങ്ങി കൊടുക്കെ അത് വെച്ചുകഴിഞ്ഞാത്തന്നെ കണ്ണിന് പ്രൊട്ടക്ഷൻ ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ആ പാത്തോ അവുടെണ്ട് ചോർ അവുടെണ്ട് ഹലോ പിന്നെ ഇൻ്റെ പെണ്ണുങ്ങള് ഇന്നെ വിളിച്ചിണ്ട് ഞാൻ കൊറച്ച്കഴിഞ്ഞിട്ട് അനക്ക് വിളിക്ക